അപ്പൊ അതിന്ന് എന്ത് ചെയ്തിക്കുണു ഒര് നാളായിരുറപ്പ്യ Shortage ഇണ്ട്

അതായത് കൊടുത്തപ്പോ മൊത്തം ഇണ്ടായിന്നു പ്രണവിൻറെടുത്ത കൊടുത്തിന്നെ

അപ്പൊ അതും അങ്ങനെ Short ആയി നാലായിരൊർപ്പായ അതിന്ന് Short വന്നു പറഞ്ഞു

അപ്പൊ കൊടുത്തപ്പോ Correct ആയിരുന്നു എന്താ പ്പോ ഇവൻറെ ഇത് ചെലവായി പോവേം ചെയ്തിക്കിണു Last ൽ ത്തെ എന്താന്നറീല്ല ഓൻ ഒന്നും പറയണില്ല ഇൻറെടുത്ത് ഇത്രേ തന്നിട്ടുള്ളുന്ന ഓൻ പറയണേ പിന്നിപ്പോ എന്താ ഞമ്മള് കാട്ടണേ അപ്പൊ അങ്ങനെ നാളായിരൊർപ്യ Package കാർക്ക് കൊടുക്കാനിണ്ടായി Last ല്

അപ്പൊ അങ്ങനെ Last അവര് തിരിച്ച് തര പറഞ്ഞു അപ്പൊ ഒരു അഞ്ഞൂറുപ്പയോ എന്തോ തിരിച്ച് തര പറഞ്ഞു പക്ഷെ അപ്പൊ പറഞ്ഞു ഞങ്ങക്കിങ്ങനെ തെരനില്ലേ അത് തരി എന്നിട്ട് Deal ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ അതും കിട്ടില്ല മൂഞ്ചി അവസാനം ഞങ്ങളിട്ട് വാരി അങ്ങനെ അതാകെ അലമ്പ് പരിപാടിയായി നല്ല രസാരുന്നു ട്ടോ എ ചെറുക്കൻമ്മാര് മാത്രം ആണെങ്കിലും

ഇല്ലേ Dress ൻറെ പൈസ മറ്റേ ഒലോട് ചോയിച്ചിറ്റ് ഓൻ പറഞ്ഞു ഞമ്മളെ കൂട്ടത്തി തന്നെ പൈസ ഇല്ലാതെ ഇതക്കുന്നെ രണ്ടുമൂന്നാളിണ്ടയിരുന്നു ഓലിക്കിള്ളതാന്ന് പറഞ്ഞു രണ്ട് മൂന്നാളുകൾ ആയെന്താണെലിപ്പോ എന്താ പിന്നിപ്പോ ഞമ്മള് പറയണ് Book വാങ്ങാൻ പൈസയില്ലാത്തോന് ആ ഞാ ഞങ്ങള് കൊറേ സംസാരിച്ച് നോക്കി അപ്പോം ഇതെന്നെയാ പറയണത് അതായത് ഞാനിപ്പോ എനിക്കിതിൻറെ ആവശ്യയില്ല എ അതാണിതാണ് അയിന്റെടക്ക് പ്രണവിൻറെ വണ്ടി പൊട്ടേം ചെയ്തിട്ട് അത് ഏതോ ഒരു Swift മ്മെ കൊണ്ട കുത്തിട്ട് Swift കാരന് പൈസ കൊടുക്കണ്ടേന്ന് അങ്ങനെ കൊറേ വിഷയങ്ങളിണ്ട് വേറെ അങ്ങനെ കൊടൈക്കനാൽ Trip അങ്ങനെ ആയി നല്ല കഥയായിപ്പോ ഞമ്മളപ്പോ ഇങ്ങനെ പോന്നപ്പോ ഉം അങ്ങനെയാണ് അങ്ങനെയൊക്കെ ആണ് ഒരോരുത്തര് പിന്നപ്പോ ഉം പിന്നപ്പോ ഞാ പിന്നപ്പോ പത്താം Class ന്ന് അന്ന് പത്താം Class ന്ന് ഇയ്യും പോയിന്നില്ലേ ToureMES ന്ന്

ആ പത്താം Class ത്തെ Same പരിപാടിന്നെ ഇപ്പളും ആ Resort ന്നെ ഇപ്പളും അയില് Last പോയി വന്നാല് അറുപോർപ്പ്യ ബാക്കി കിട്ടുവേം ചെയ്യൂ ആ അത് കിട്ടുവേം ചെയ്തി അപ്പൊ അത് എല്ലാ കൊല്ലം കിട്ടു അത്

Correct അത് അടിപൊളി റിസോ അത് നല്ലൊരു Package ആണ് അത് എന്തായാലും

Food ഉം Set ആണ് Resort ഉം Set ആണ് Organize ചെയ്യുന്ന Sir മ്മാരായിക്കോട്ടെ ഓല് നല്ലോണം നോക്കിട്ടൊക്കെയാ ചെയ്യുന്നുള്ളു ഒരുപാട് പേർക്ക് Correct maintain ചെയ്യുന്നുണ്ട് നല്ല Food ഉം എല്ലാരിക്കും അടിപൊളി Food

പിന്നെ ആ മറ്റേ Resort ൻറെ അവിടുള്ള Swimming pool

Plustwo ല് അങ്ങനെ Toure കിട്ടിയിരുന്നില്ല മറ്റേ School കാരെ Toure കിട്ടില്ല കൊറോണ കൊണ്ടോയി ആ അത് ഇങ്ങക്ക് കിട്ടിയോ ഇല്ലേയ് എവിടുന്ന് കിട്ടുണു

പിന്നെയിലെ Correct lockdown ൻറെ Time ൽ ആയിരുന്നു ലെ ഇങ്ങളേറങ്ങിയെ

അങ്ങനെ അതായി ഞങ്ങള് കൊറേ ഞങ്ങള് Advance ഒക്കെ കൊടുത്തിന്നു plus two toure ന് Advance കൊടുത്തിന്നു ഞങ്ങള്

എന്നിട്ട് മറ്റേ School കാര് പറഞ്ഞു ആ മ്മക്ക് ഇങ്ങനെ പോവാ എ എവുടുക്കച്ച പൂവ First ഓല് പറഞ്ഞ് എർണാകുളണെന്ന് plus two ന്ന് Toure എർണകുളെ

ന്നിട്ടെന്താ ഞങ്ങളൊക്കെ ആകെ മട്ടിച്ച് എന്താപ്പോ എറണാകുളത്ത് കാണാനി അതൊന്നും നടക്കൂല നിർത്ത് മതി പറഞ്ഞു എറണാകുളത്തൊന്നും പോവല് നടക്കൂല ഒഴിവാക്ക പറഞ്ഞു ഇബല്

Government ൻറെ അടുത്തുന്നെ അതായത് കേരളത്തില് മാത്രോള്ളു ആ സമയത്ത് പോവാൻ പറ്റ ന്ന് പറഞ്ഞിന്നു

ആ കേരളത്തിൻറെ ഉള്ളില് മാത്രം കൊറോ മറ്റേ കൊറോണ ആയ കൊണ്ട് അപ്പൊ അങ്ങനൊരു തീരുമാനത്തിലാരുന്നു എറണാകുളം കാണാനുള്ളേ അപ്പൊ ഞാൻ കെരിതി തിരിച്ച് ലോന്ന് കെരിതി നിക്കരുന്നു

ഇല്ലല്ലാ പിന്നെ ഓലോട് സംസാരിച്ചു ഞങ്ങള് Sir മ്മാരോടൊക്കെ സംസാരിച്ചിട്ട് Sir മ്മാര് പറഞ്ഞത് ഇങ്ങനേണ് മ്മക്ക് പോവാ അഹ് കൊറച്ചൂടി സമയം സാമയെടുത്തൊക്കെ പറഞ്ഞു മറ്റേ അപ്പൊ അങ്ങനെ Last സമയെടുത്തൊക്കെ സമയെടുത്തൊക്കെ പറഞ്ഞ് Exam കൈയണവരെ ആയി Exam കൈയണവരെ ആയപ്പോ അങ്ങനെ കെയിഞ്ഞപ്പോ പിന്നെ അയിനിള്ളേ Power ഒക്കെ പോയി അഹ് അതായത് പിന്നെനിയിപ്പോ എനിന്തിനാ Toure കൈഞ്ഞില്ല ഒക്കെ ന്നൊക്കെ ന്നുള്ളതായി രീതിക്കായി

അങ്ങനെ അത് കയിഞ്ഞു പിന്നെ ഔട്ടായിൻറെ ഒര് വിവരോ ഇല്ല പിന്ന ഇനിച്ച് സുനിൽ Sir നെ അറീല്ലേ

സുനിൽ Sir ഒക്കെ പൈസ തിരിച്ചിട്ടന്ന് ഒരു ആയിരത്തി അഞ്ഞൂറ് എന്തോ മേടിച്ചിന്നു നമ്മ Trip എന്തായാലും Set ആക്ക് ഞമ്മക്കെന്താലും അത് Group ല് സംസാരിച്ച

ആ എന്ന വാ നമുക്ക് Group കേറീട്ട്

എന്തൊക്കെ ഉണ്ട് വിശേഷം സുഖല്ലേ നല്ല വിശേഷം സുഖം തന്നെ ആഹ് സന്തോഷല്ലേ എന്താ പാട് ഞാന് വീട്ടില് free ആയി ഇരിക്കാണ് അതെ

ഞാനിവിടെ വെറുതെ ഇരിക്കാണ് അപ്പൊ just ഒന്ന് വിളിച്ചേ ന്നുള്ളു നമുക്ക് കുറച്ചു കാര്യങ്ങൾ സംസാരിക്കാം ഓ സംസാരിക്കാം ഇന്ന് നമ്മള് subject പ്രളയത്തെ കുറിച്ചാക്കിയാലോ പ്രളയത്തെക്കുറിച്ചു സംസാരിച്ചാലോ അതെ പ്രളയത്തെക്കുറിച്ചു പറയാണെങ്കി ഇപ്പോ

okay ഞാൻ ready ആണ് അതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയത്തിന് ശേഷം ഏറ്റവും വലിയ വെള്ളപ്പൊക്ക ദുരന്തത്തിനായിരുന്നു കേരളം അന്ന് സാക്ഷ്യം വഹിച്ചത് മഹാപ്രളയം കേരളത്തെ ഒന്നാകെ മുക്കിക്കളഞ്ഞ വർഷമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട്

നൂറ്റാണ്ടു കണ്ട ഏറ്റവും ഭീകര പ്രളയം നടന്ന വർഷം എന്ന നിലക്കാണ് രണ്ടായിരത്തി പതിനെട്ടിനെ കേരളം വിശേഷിപ്പിക്കുന്നത് അല്ലെ

കേരളത്തിലെ പ്രളയം ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു

പ്രളയത്തെയും തൽഫലമുണ്ടായ കെടുതികളെയും തുടർന്ന് കേരളത്തിന് ഏകദേശം നാല്പതിനായിരം കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെ ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന പ്രളയത്തി കുറെ ഏർ പ്രയാസങ്ങൾ നമുക്കെല്ലാവർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട് ദുരിതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാവരിലും എത്തീട്ടുണ്ട്

ഇപ്പോ പറയുകയാണെങ്കി തന്നെ അന്ന് ഒരുപാട് പേരുടെ ഉദാഹരണമായി ദുരന്തത്തിന് ഉദാഹരണമായി പറയാ ഒരുപാട് പേരുടെ താമസ സ്ഥലം താമസ സ്ഥലം വീടുകള് ഒഴുക്കിൽപ്പെട്ടു നഷ്ടമായിട്ടുണ്ട് തകർന്നു പോയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്തെലും പറയാനുണ്ടോ വിശദീകരിക്കാമോ അതിനെക്കുറിച്ചു പറയുകയാണെങ്കിൽ എല്ലാ ഇടങ്ങളിലും വന്നുപോയൊരു പ്രളയമായിരുന്നു അന്ന് എത്രത്തോളം ന്നു വെച്ചാ നമ്മുടെ നാടുകളിലൊന്നും പ്രളയത്തില് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത നമ്മള് മറ്റ് രാജ്യങ്ങളിലാണ് പ്രളയം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇതിപ്പോ നമ്മുടെ നാട്ടിലും അഹ് നാട്ടില് വന്നത് കാരണം നമുക്ക് എന്താണ് ഇതുകൊണ്ടുള്ള പ്രയാസങ്ങൾ എന്താണ് എന്ന് നമുക്കും മനസിലാക്കാൻ പറ്റി കുറെ പേരുടെ വീടുകൾ നഷ്ടമായി കുറെ ജനങ്ങൾക്ക് അന്ന് കൂടുതൽ ജനങ്ങൾ മരണപ്പെട്ടു പിന്നെ അവരുടെ സ്ഥലങ്ങളും കൃഷിയിടങ്ങളും കന്നുകാലികളും എല്ലാം അന്ന് അഹ് നശിച്ചുപോയി ഉം പെട്ടന്നുള്ള ഈ ഒഴുക്ക് കാരണം ഒന്നും സംരക്ഷിക്കാൻ കഴിയാതെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കാലാകാ കാലഘട്ടമായിരുന്നു അന്ന്

ഒരുപാട് പേരുടെ വീടിനുള്ളിലൊക്കെ അമിതമായ വെള്ളപ്പൊക്കം മൂലം വീടൊക്കെ തകർന്നു വീട്ടിനുള്ളിൽ പകുതിയോളം ഒക്കെ വെള്ളം കയറി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്

അവരുടെ വീട്ടിലുള്ള സാധനങ്ങളും മറ്റും ഒക്കെ നശിച്ചു പോയിട്ടുണ്ട് അതെ ഇപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തന്നെ ഏർ ഞങ്ങളുടെ ഇവിടെ അടുത്ത ആയിട്ട് അധികം പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും ഞങ്ങടെ നാട്ടിലു നാട്ടിൻ്റെടുത്ത് ഒരു സാധനം ഉണ്ടായിട്ടുണ്ട് അവര് വെള്ളപ്പൊക്കം മൂലം അവരുടെ വീടിനുള്ളിലേക്ക് വെള്ളം കയറി അവരുടെ മകനു എന്താ അവരുടെ വസ്ത്രങ്ങൾ ഒക്കെ നനഞ്ഞ് ഏർ dress കൾ ഒക്കെ കടയിൽ കൊണ്ടുപോകാൻ വച്ചിരുന്ന dress ഉം മറ്റും നനഞ്ഞു ഉപകരണങ്ങളൊക്കെ ഒഴുക്കിൽപ്പെട്ട് അവർക്ക് അതൊക്കെ നഷ്ടമായുള്ള ഒരു സാഹചര്യം വീട് താമസസ്ഥലം ഉപേക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അന്നത്തെ കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളും അടുത്തുള്ള school കളിലും മറ്റും ദുരിതാശ്വാസ camp അവർക്ക് ഒരു അഭയം നമ്മളു അങ്ങനെ ഒരു സാഹചര്യമുണ്ടാക്കിയിരുന്നു സഹായങ്ങൾ നൽകിക്കൊണ്ടിരുന്നു

നിങ്ങടെ അവിടെയും കാണുമല്ലോ ഇങ്ങനെയൊക്കെ ഒരു അല്ലെ അതെ അതെ ന ഞങ്ങളുടെ നാട്ടിലും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ അടുത്തുള്ള വലിയ വലിയ എത്രത്തോളംന്ന് ചോദിച്ചാൽ ആരാധനാലയങ്ങൾ പോ വരെ സംരക്ഷിച്ചിട്ടുണ്ട് മറ്റുള്ള ജ നമ്മുടെ ജനങ്ങളെ കാരണം പെട്ടെന്ന് ഒന്നും വീടും വീട്ടിൽ എല്ലാം വെള്ളം കയറി അതൊക്കെ വൃത്തിയാക്കി എടുക്കാൻ ഒക്കെ ബുദ്ധിമുട്ടല്ലേ പെട്ടെന്ന് ഒന്നും കഴിയില്ലല്ലോ ഒന്ന് രണ്ടു മൂന്നു ദിവസം വീട്ടിലൊക്കെ വെള്ളം കയറി വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നനഞ്ഞു എല്ലാം നമ്മുടെ വേണ്ടപ്പെട്ട രേഖകൾ പോലും നഷ്ട്ടപ്പെട്ട് പലരും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുഒക്കെ അനുഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു ദുരിതാശ്വാസ ക camp കളില് അവിടെയും പല പല വീട്ടിലുള്ളവരും ഉം തിങ്ങി പാർക്കുന്ന കാരണം പല രോഗങ്ങൾ ഉള്ളവരും ഉണ്ടാവും നല്ലൊരു പ്രയാസം അനുഭവപ്പെട്ട ഒരു കാലഘട്ടമാണ് അന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാലും നമ്മുടെ നാട് അതിൽ നിന്നൊക്കെ മുക്തയായി എന്ന് പറഞ്ഞാല് അന്ന് ഉള്ളവര് മറ്റ് ഇല്ലാത്തവരിലേക്ക് ഒക്കെ എത്തിച്ചേ ഒരു കാലഘട്ടമായിരുന്നു corona പോലെ എല്ലാവർക്കും ബാധിക്കാത്തതുകൊണ്ടുതന്നെ ഏറെക്കുറെ ഭാഗങ്ങളിലാണ് ഈ നാശനഷ്ടം ഒക്കെ വന്നു പോയിട്ടുള്ളത് അതുകൊണ്ട് ഉള്ളവരെ ഇല്ലാത്തവർക്ക് ഭക്ഷണ ഏർ സാധനങ്ങൾ ആയിട്ടും പിന്നെ വസ്ത്രങ്ങൾ ആയിട്ടും നല്ല സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിലോ ഞങ്ങടെ നാട്ടിലും ഞങ്ങടെ അടുത്തുള്ള school ലും മറ്റും അഹ് ദുരിതാശ്വാസ camp ളും മറ്റും സജ്ജീകരിച്ചിരുന്നു അവർക്ക് അത് എല്ലാം അഹ് താമസസ്ഥലവും മറ്റും നഷ്ടപ്പെട്ട് വളരെ വേദനയിലിരിക്കുന്ന സമയത്ത് അവർക്ക് അത് വലിയൊരു ആശ്വാസമായിരുന്നു നിങ്ങൾ പറഞ്ഞപോലെ തന്നെ പല സഹായങ്ങൾ government ഉം ജനങ്ങളും ഭക്ഷണങ്ങൾക്കും വസ്ത്രങ്ങൾക്കും ഒക്കെ അവര് സഹായിച്ചിരുന്നു അതെ അവർക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു താമസ സ്ഥലത്തിന് എങ്കിലും ആ സമയത്ത് അവർക്ക് അതൊരു വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഈ ദുരിതാശ്വാസ camp സജ്ജീകരിച്ചത് മൂലം അവർക്ക് വലിയ ഒരു

ആശ്വാസം അതെ ആശ്വാസം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വീടുകള്

വൃക്ഷങ്ങൾ വലിയ വലിയ വൃക്ഷങ്ങളും ചെടികളും വെള്ളപ്പൊക്കം മൂലം അതിൽ പെട്ട് ഒഴുകി പോയിട്ടുണ്ട് അല്ലേ

മനുഷ്യർക്ക് മാത്രമല്ല പ്രകൃതിയിലെ എല്ലാ ജന്തുജാലങ്ങൾക്കും സസ്യജാലങ്ങൾക്കും ഒക്കെ വലിയ വലിയ നാശനഷ്ടങ്ങൾ പ്രളയം ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതെ പ്രത്യേകിച്ച് ഈ കുന്നിൻ പ്രദേശത്ത് ഒക്കെ താമസിക്കുന്നവരെ വളരെ ബുദ്ധിമുട്ടി അവരുടെയൊക്കെ വീടാണ് കൂടുതലായും നഷ്ടപ്പെട്ടിട്ടുള്ളത് കാരണം പെട്ടെന്ന് വരുന്ന ഈ ഒഴുക്ക് കാരണം വീടുകളൊക്കെ കുത്തിയൊലിച്ചു പോവും പോയിട്ടും അവരുടെ സ്ഥലങ്ങളും അവർക്ക് അവരുടെ വീട് അവിടെ ഉണ്ടായിരുന്നു എന്നുപോലും പറയാനുള്ള ഒരു അതിർത്തി പോലും ഇല്ലാത്ത ഒരു ക സമയമാണ് അപ്പൊ ഉണ്ടായിരുന്നത് എന്നാലും കുറെ പേര് അന്നു മരണപ്പെട്ടെങ്കിലും എല്ലാവരുടെയും ഒരു ഒത്തൊരുമ കൊണ്ട് കുറെ ആളുകൾക്ക് ജീവൻ നഷ്ടമാകാതെ പിടിച്ചുനിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ചില ഭാഗങ്ങളുള്ള ആളുകളെ പെട്ടന്ന് ഒ ഒഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ government ൻ്റെതായ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ അന്നും ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും government ൻ്റെ മാത്രമല്ല മനുഷ്യർ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പരസ്പരം സഹായിച്ച് സഹകരിച്ച് ആ വലിയ ദുരന്തം നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മള് അതിനെ അതിജീവിച്ചു പോന്നു അതെ മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചു പോന്നു അങ്ങനെ ഇന്ന് നമ്മുടെ വലിയ വലിയ പ്രദ പ്രളയത്തെ ഒന്നും നമുക്കൊരു ഇതുമില്ല കാരണം നമ്മുടെ കേരളത്തിനെ അങ്ങനെയൊന്നും ഒരു പ്രളയത്തിനെയും തോൽപ്പിക്കാൻ ആവില്ല നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ നിന്നു അതിനൊക്കെ അതിജീവിച്ച് പോന്നു നമ്മുടെ കരുത്തൊക്കെ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും ഒരു പ്രളയത്തിനും നമ്മളെ തോൽപ്പിക്കാൻ ആവില്ല നമ്മൾ പരസ്പരം സഹായിച്ചും സഹകരിച്ചും ഏർ government ഉം മറ്റും സഹായം അത് മുഖേന ഒക്കെ ഈ വലിയ പ്രളയമെന്ന ദുരന്തത്തെ കേരളത്തിൽ നിന്ന് നമ്മള് ഓടിച്ചു അതെ എത്രത്തോളംന്നു വെച്ചാല് ജനങ്ങൾ പരസ്പരം സഹായിക്കുമ്പോള് ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാ ഏതു മതത്തിൽ പെട്ടവരായാലും ഏത് ആരാധനയങ്ങൾ ആയാലും വീ എന്താ hospital കള് വിദ്യാലയങ്ങള് ഉം എല്ലാ സ്ഥാപനങ്ങളും അന്ന് താമസിക്കാൻ camp കൾ സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതെ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വേറെങ്ങാനും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ മരങ്ങളെയും വൃക്ഷങ്ങളെയൊക്കെ പറഞ്ഞപോലെ തന്നെ ഒരുപാട് മൃഗങ്ങളുടെ ജഡം വെള്ളപ്പൊക്കത്തിൽ നിന്നും സംസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ പ്രകൃതിയെ മനുഷ്യര് മാത്രമല്ല പ്രകൃതിയെ മൊത്തത്തിലാണ് പ്രളയം ബാധിച്ചിരുന്നത് മനുഷ്യർക്ക് മാത്രമല്ല പ്രകൃതിയിലുള്ള എല്ലാത്തരം വസ്തുക്കൾക്കും വളരെയധികം നാശനഷ്ടങ്ങൾ

അന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കേരളത്തിൽ നടന്ന ദുരന്ത പ്രളയം നമുക്ക് സാക്ഷ്യം വഹിച്ചത് അതുമാത്രമല്ല ഇപ്പോൾ ഗതാഗത സൗകര്യം നിലച്ചിരുന്നു ല്ലേ road കളിലും മറ്റും വെള്ളം കയറിയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളന്നു നേരിടേണ്ടി വന്നിട്ടുണ്ട്

അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ

പിന്നെ അന്നത്തെ ജനങ്ങളുടെ ഒരു സഹായ സഹകരണം കാരണാണ് നമ്മൾ അന്ന് ഇത്രയും പെട്ടെന്ന് ഒക്കെ മുക്തമായത് കാരണമെന്തെന്ന് വെച്ചാല് ഓരോ വീട്ടികളിലുള്ള ആളുകളൊക്കെ പെട്ടെന്ന് ഒഴിപ്പിച്ചു അവർക്കുള്ള camp കൾ സംഘടിപ്പിച്ചു കൊടുത്തു പിന്നെ വെള്ളത്തിൽപ്പെട്ടവരെ അധികം അറിയില്ല എല്ലാം practice ഉം കഴിവുള്ള ആളുകൾ നല്ലോണം സഹായിച്ചു പിന്നെ ഏർ അന്ന് നഷ്ടപ്പെട്ട വീടുകൾ എത്രയോ വിലപിടിപ്പുള്ള വീടുകൾ നല്ല നല്ല സാ സാധനങ്ങൾ സൗകര്യങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ട് loan എടുത്ത് ഒക്കെ കയറ്റിയ വലിയ വലിയ മാളിക പോലുള്ള വീടുകൾ വരെ വെള്ളത്തിനടിയിൽ ആയിട്ടുണ്ട് ല്ലേ അവർക്കൊക്കെ അതൊരു തീരാദുഃഖമായി ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നുണ്ടാവും കാരണം അത്രയും അത്രയും പ്രയാസം അന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് loan എടുത്തും ഏർ കഷ്ടപ്പെട്ട് വരുമാനം ഉണ്ടാക്കിയ പൈസ കൊണ്ട് സ്വരൂപിച്ചുവെച്ച പൈസ കൊണ്ട് ഒക്കെ വീടുണ്ടാക്കി അതൊന്ന് താമസിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം അന്ന് പ്രളയം ഉണ്ടാക്കിയിരുന്നു

പുതിയ പുതിയ വീടുകൾ പോലും വെള്ളത്തിനടിയിൽ ആയിട്ടുണ്ട് അപ്പോ വീടുകൾ മാത്രമല്ല വാഹനങ്ങളും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാഹനങ്ങൾക്കും വലിയ വലിയ ദോഷങ്ങളും നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഗതാഗതവും മറ്റു സൗകര്യങ്ങളും തടസ്സപ്പെട്ടിരുന്നു അതെ പിന്നെ വീടുകൾ ചില വീടുകളിൽ ഏർ വെള്ളം കയറായിട്ടുണ്ടെങ്കിലും ഇണ്ടെങ്കിലും വീട് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും

കാരണം വെള്ളം ഒ ഒന്നിച്ചു വന്നതുകൊണ്ട് ഈ ജന്തുക്ക ജീവജാലങ്ങൾ ഒക്കെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ചാ പല സ്ഥലങ്ങളിലും ഒ ഒളി ഒളിച്ചിരുന്നത് പെട്ടന്ന് ഈ വെള്ളമൊഴിഞ്ഞപ്പോൾ പോകാൻ കഴിയാതെ അവരൊക്കെ വീടിൻ്റെ ഉള്ളിലു കണ്ടിട്ടുണ്ട് അവരൊക്കെ കുറേ ഉണ്ടായിരുന്നു വീടുകളില് ന്നൊക്കെ അറിയാൻ കഴിഞ്ഞു ഈ പ്രളയം കാരണം

news ഓ കാര്യങ്ങളോ അറിഞ്ഞോ ആഹ് അങ്ങനെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഏർ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങളുടെ school കളിലും മറ്റും ഈ പ്രത്യേക കുട്ടികൾ ഉണ്ടാവില്ലേ ഈ കുറച്ച് കുട്ടികളൊക്കെ ആഹ് കുറച്ചു കുട്ടികളൊക്കെ ഈ പ്രളയം നടന്ന വീടൊക്കെ തകർന്ന അവിടെ വൃത്തിയാക്കാനും മറ്റും school കളിൽ നിന്ന്

അതെ guide ൻ്റെ scout ൻ്റെ വിദ്യാർത്ഥികൾ

പിന്നെ നാട്ടിലുള്ള യുവ ഏർ യുവാക്കൾ എല്ലാ നാട്ടിലെ യുവാക്കൾ ഒക്കെ അന്ന് സഹായിച്ചും സഹകരിച്ചും എല്ലാ ഏർ ഏർ എത്രത്തോളം ന്നു വെച്ചാ എല്ലാ രാഷ്ട്രീയ party കളും എല്ലാ യുവജനങ്ങളൊക്കെ ഒത്തൊരുമിച്ചിട്ട് വീടുകളും സ്ഥാപനങ്ങളും ഒക്കെ വൃത്തിയാക്കാനും നല്ലവണ്ണം സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ അന്ന് ഉണ്ടായിട്ടുണ്ട് അതേ പരസ്പരം സഹായിച്ച് ആ ദുരന്തത്തെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് അന്ന് നാശനഷ്ടങ്ങൾ സംഭവിച്ച മനുഷ്യരുടെ മനസ്സിൽ നിന്നും സന്തോഷം നൽകിക്കൊണ്ട് ഒരുപാട് സഹായങ്ങൾ അവരുടെ വീടു വൃത്തിയാക്കാനും പുനർ നിർമ്മിക്കാനും ഒക്കെ സഹായങ്ങൾ goverment ആയാലും മനുഷ്യരായാലും ഒരുപാട് സഹായങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട് അല്ലേ

ഇപ്പൊ വേറൊരു പ്രശ്നമായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതും തൊഴിൽ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതും പ്പോ corona വന്നപ്പോലെ തന്നെ അന്ന് ഏർ അങ്ങനെയൊരു പ്രശ്‌നം കൂടി നേരിടവന്നിട്ടുണ്ട് വ വരുമാനം നിലച്ചു പോകുന്ന അവസ്ഥ കുട്ടികളുടെയും മറ്റും വിദ്യാഭ്യാസമില്ലാതാക്കുന്ന ഒരു അവസ്ഥ കൂടി പ്രളയം ഉണ്ടാക്കിയിട്ടുണ്ട് അതെ നിങ്ങളുടെ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസം നഷ്ടപ്പെടെണ്ട നഷ്ടപ്പെടുകയല്ല കുറച്ച് കാലം എങ്കിലും ഏർ പഠനം നിലച്ചു പോകുന്ന ഒരു അവസ്ഥ അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ലേ അതെ അതെ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഒക്കെ വിദ്യാലയങ്ങളിലാണ് അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക സഹാ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കാരണം school കളൊക്കെ വിദ്യാ വിദ്യാർഥികൾക്ക് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥക്കെ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും ന ഞങ്ങളുടെ നാടുകളിൽ ഒന്നും വന്നിട്ടില്ല ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളെ ഉണ്ടായിട്ടുള്ളൂ ഏർ പിന്നെ കുന്നിൻ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്കാണ് കൂടുതലായിട്ടും ഈ വീട് അഹ് വിദ്യാലയങ്ങളിലും മറ്റും താമസിപ്പിച്ചിട്ടുള്ളത് കാരണം അവരുടെ കുന്നുപ്രദേശത്ത്ന്നു പെട്ടന്ന് ഒഴുക്കുകളോ വില്ലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് കാരണം തീർച്ചയായും അവരുടെ ജീവനൊക്കെ safe ആക്കാൻ വേണ്ടിയാണ് മുൻകരുതൽ എടുത്തിട്ടുണ്ട് ല്ലേ

അതെ അത് വലിയ ഒരു ഉപകാരമായി അവർക്ക് തോന്നിയേക്കാം അതെ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പ്രധാനമായും കേരളം ഈ ന്യൂനമർദ്ദം ഉരുൾപൊട്ടൽ ഒക്കെയായിരുന്നു പിന്നെ ഇപ്പം മഴക്കാലം ഇന്ന് നമ്മുടെ നല്ലൊരു കാലം തന്നെയാണ് നമുക്ക് ക്ഷാമവും ചൂടും ഒന്നും ഇല്ലാത്ത വേനൽക്കാലത്ത് സംബന്ധിച്ച് വളരെ ഒരു നല്ല കാലം തന്നെയാണ് മഴക്കാലം